നല്ല ഭംഗിയും വൃത്തിയും ഉള്ളൊരു സ്ഥലം പച്ച നിറമുള്ള ഒരു ചെടി അവിടെ കാണാം.

ഇരിക്കാനുള്ള സ്ഥലവും ഇവിടെയുണ്ട് നടക്കാനുള്ള നടവഴി തറയോടുകളാൽ പണിഞ്ഞിരിക്കുന്നു.

അതിന്റെ സൈഡ് ഇൽ ഒരു മഞ്ഞ നിറമുള്ള വണ്ടി കാണാം.

ഗേറ്റിന് മുന്നിലായി കട്ട കൊണ്ടുള്ളൊരു ചരിവ് കാണാം.

ഇത് ഒരു കായലിന് നടുവിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജാണ് .